ലിബ്രിയോഫീസ് Writerൽ മൾട്ടിപ്പിൾ കോളംൻസ് ഉള്ള ന്യൂസ്ലേറ്റർ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ലിബ്രിയോഫീസ് Writerൽ ന്യൂസ്ലേറ്റർസ് സൃഷ്ടിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തികളും
ഇതിനായി ഉപയോഗിക്കുന്നത് ഗ്നു ലിനക്സ് 1004 ലിബ്രിയോഫീസ് സ്യൂട്ട് വെർഷൻ 334 നിശ്ചിത ഇടവേളകളിൽ വരിക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രസിദ്ധീകരണം ആണ് ന്യൂസ്ലേറ്റർ
ഉദാഹരണത്തിന് ആനുകാലികപ്രസിദ്ധീകരണം ലഘുലേഖ തുടങ്ങിയവ
വായനക്കാർക്ക് എളുപ്പത്തിൽ വായിക്കാനായി ഇതിലെ വിവിധ സെക്ഷനുകൾ കോളംൻസ് ആയി കൊടുത്തിരിക്കുന്നു
ലിബ്രിയോഫീസ് വ്രൈട്ടർ ഉപയോഗിച്ച് ആർട്ടിക്കിൾസ് വളരെ വേഗത്തിലും എളുപ്പത്തിലും വായിക്കാവുന്ന വിധത്തിലുള്ള ന്യൂസ്ലേറ്റർസ് സൃഷ്ടിക്കാൻ കഴിയും
ഒരു പുതിയ ടെക്സ്റ്റ് ഡോക്യുമെന്റ് തുറക്കുന്നതിനായി ഫൈൽ ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെന്റ്
ന്യൂസ്ലേറ്റർ എന്ന ഫയൽ നെയിമോടെ ഈ ഡോക്യുമെന്റ് സേവ് ചെയ്യുക
ഇപ്പോൾ ന്യൂസ്ലേറ്റർ എന്ന ഒരു പുതിയ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഉണ്ട്
ഇനി നമ്മുടെ ഡോക്യുമെന്റിൽ കോളംൻസ് ഇൻസേർട്ട് ചെയ്യാം
അതിനായി ആദ്യം ഫോർമാറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് കോളംൻസ്
താഴെ പറയുന്ന ഓപ്ഷനുകളോട് കൂടിയ ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ആവശ്യമുള്ള columnsന്റെ എണ്ണം സിലക്റ്റ് ചെയ്യാൻ
columnsന്റെ widthഉം spacingഉം സെറ്റ് ചെയ്യാൻ
അത് പോലെ സെപ്പറേറ്റർ linesന്റെ വിവിധ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാൻ
കോളം ഫീൽഡിന്റെ മൂല്യം 2 ആയി വർദ്ധിപ്പിച്ചു കൊണ്ട് ന്യൂസ്ലേറ്റർ ഡോക്യുമെന്റിനായി രണ്ട് കോളംൻസ് സിലക്റ്റ് ചെയ്യുന്നു
കോളം ഫീൽഡിന് അരികിലുള്ള അഞ്ച് ഐക്കണുകൾ ലഭ്യമായ എല്ലാ ഫോർമാറ്റുകളുടേയും പ്രിവ്യൂ കാണിക്കുന്നു
രണ്ടാമത്തെ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്യാം
കോളം propertyമായി ബന്ധപ്പെട്ട മറ്റെല്ലാ മൂല്യങ്ങളും ഡിഫാൾട്ട് ആയി നില നിർത്താം
ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഡിസ്പ്ലേ areaയിൽ രണ്ട് കോളംൻസ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം
ആദ്യത്തെ കോളത്തിൽ ഒരു ആർട്ടിക്കിൾ എഴുതാം
ഇതിന്റെ ഹെഡിംഗ് ഫോണ്ട് സൈസ് 15ൽ ബോൾഡ് ടെക്സ്റ്റിൽ നേച്ചർ എന്ന് നല്കുന്നു
എന്നിട്ട് അതിന് താഴെ ഒരു ആർട്ടിക്കിൾ എഴുതുന്നു
ആദ്യത്തെ columnന്റെ അവസാനം എത്തുമ്പോൾ കർസർ സ്വയമേ അടുത്ത കോളത്തിലേക്ക് പോകുന്നത് കാണാം
നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്തിട്ട് കോളം ഫിറ്റ് ചെയ്യുന്ന വിധം റിസൈസ് ചെയ്യാം
കുറച്ച് സ്ഥലം വിട്ടതിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരു ആർട്ടിക്കിൾ എഴുതാം
ബോൾഡ് textൽ ഫോണ്ട് സൈസ് 15 ആയി സ്പോർട്ട്സ് എന്ന ഹെഡിംഗ് നല്കുക
അതിന് താഴെ നമുക്ക് ഒരു ആർട്ടിക്കിൾ എഴുതാം
വായനക്കാരന് എളുപ്പത്തിൽ ഒന്നിലധികം articleകൾ വായിക്കാൻ കോളംൻസ് സഹായിക്കുന്നു
നമ്മുടെ ആർട്ടിക്കിൾ ആദ്യത്തെ കോളത്തിൽ മാത്രം ഫിറ്റ് ചെയ്യുന്ന വിധത്തിൽ ചില വാചകങ്ങൾ നീക്കം ചെയ്യാം
എന്നിട്ട് അടുത്ത കോളത്തിലേക്ക് പോകുന്നതിനായി ഇൻസെർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് മാന്യുയൽ ബ്രേക്ക്
അപ്പോൾ കാണുന്ന ഡയലോഗ് ബോക്സിൽ കോളം ബ്രേക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ഒക് ബട്ടൺ
അടുത്ത കോളത്തിലേക്ക് കർസർ പോകുന്നത് കാണാം
ഈ കോളത്തിൽ അടുത്ത ആർട്ടിക്കിൾ എഴുതാം
ഫോർമാറ്റിംഗ് ഓപ്ഷനുകളായ അലിഗ്ൻ ലെഫ്റ്റ് അലിഗ്ൻ റൈറ്റ് ടെക്സ്റ്റിന് ബാക്ക്ഗ്രൌണ്ട് കളർ ടെക്സ്റ്റ് ഹൈലൈറ്റിങ് എന്നിവ ഉപയോഗിച്ച് ടെക്സ്റ്റ് കൂടുതൽ മനോഹരമാക്കാം
ഉദാഹരണത്തിന് ബാക്ക്ഗ്രൌണ്ട് കളർ നൽകേണ്ട ടെക്സ്റ്റിന്റെ ഭാഗം സിലക്റ്റ് ചെയ്യുക
ടൂൾ ബാറിലെ ബാക്ക്ഗ്രൌണ്ട് കളർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ഗ്രീൻ 4
നമ്മൾ സിലക്റ്റ് ചെയ്ത ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൌണ്ട് ഇളം നീല നിറം ആയത് കാണാം
ഇത് പോലെ ടെക്സ്റ്റിന്റെ വിവിധ ഭാഗത്ത് വിവിധ ബാക്ക്ഗ്രൌണ്ട് കളറുകൾ നല്കാം
newsletterൽ ബാനർസ് നൽകുന്നതിനായി ഡ്രാവിംഗ് ടൂൾ ബാറിലെ ടെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ടെക്സ്റ്റ് ബോക്സ് ഡോക്യുമെന്റിൽ ടെക്സ്റ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഭാഗത്ത് വയ്ക്കുക
ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ ഒരു ബാനർ അല്ലെങ്കിൽ അഡ് എന്ന രീതിയിൽ ഏത് ടെക്സ്റ്റും എഴുതാം
തിസ് ഐഎസ് a ന്യൂസ്ലേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക
നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിൽ effectsഉം ചേർക്കാം
ഉദാഹരണത്തിന് ആദ്യം ടെക്സ്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് മെനുവിലെ ടെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ടെക്സ്റ്റ് ടെക്സ്റ്റ് അനിമേഷൻ എന്നീ ടാബുകളുള്ള ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു
ടെക്സ്റ്റ് അനിമേഷൻ ടാബിൽ ക്ലിക്ക് ചെയ്യുക
ഈ ടാബിലെ ഇഫക്ട്സ് ഫീൽഡിൽ വിവിധ ഓപ്ഷനുകളുണ്ട്
newsletterലെ ടെക്സ്റ്റ് ബ്ലിങ്ക് ചെയ്യുന്നതിനായി ബ്ലിങ്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഡോക്യുമെന്റിൽ തിസ് ഐഎസ് a ന്യൂസ്ലേറ്റർ എന്ന ടെക്സ്റ്റ് ഇപ്പോൾ മിന്നുകയും അണയുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് കാണാം
ഇത് പോലെ വിവിധ effectsഉം graphicsഉം ടെക്സ്റ്റിൽ നൽകാം
അടുത്ത പേജിൽ ഒരു പുതിയ ആർട്ടിക്കിൾ എഴുതാനായി ആദ്യം ഇൻസെർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് മാന്യുയൽ ബ്രേക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
അപ്പോൾ കാണുന്ന ഡയലോഗ് ബോക്സിൽ പേജ് ബ്രേക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
കർസർ അടുത്ത പേജിലേക്ക് പോകുന്നത് കാണാം
നേരത്തേയുള്ള പേജിലെ അതേ കോളം ഫോർമാറ്റ് ആണ് ഇവിടെയുമുള്ളത്
Articleലെ വാക്കുകളുടെ എണ്ണം പരിശോധിക്കാൻ ടെക്സ്റ്റിന്റെ ഒരു ഭാഗം സിലക്റ്റ് ചെയ്യുക
മെനു ബാറിലെ ടൂൾസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഡ്രോപ്പ് ഡൌൺ ബോക്സിലെ വേർഡ് കൌണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഇപ്പോഴത്തെ സിലക്ഷനിലേയും മുഴുവൻ ഡോക്യുമെന്റിലേയും വാക്കുകളുടെ എണ്ണം കാണിക്കുന്ന ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു
ഇതിൽ നമ്മുടെ സിലക്ഷനിലേയും മുഴുവൻ ഡോക്യുമെന്റിലേയും അക്ഷരങ്ങളുടെ എണ്ണവും കാണാൻ സാധിക്കുന്നു
ഡോക്യുമെന്റ് എഴുതുമ്പോൾ തന്നെ സ്പെൽ ചെക്ക് നടത്തുവാൻ സാധ്യമാണ്
ടൂൾ ബാറിലെ ഓട്ടോസ്പെൽചെക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക
ആർട്ടിക്കിൾ എഴുതുമ്പോൾ ഏതെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ വ്രൈട്ടർ സ്വയം ആ വാക്കിന് അടിയിൽ ചുവപ്പ് വര കാണിക്കുന്നു
ഉദാഹരണത്തിന് കാട്ട് എന്ന വാക്ക് C A A T എന്ന് എഴുതി സ്പേസ് പ്രസ് ചെയ്യുമ്പോൾ അതിന് താഴെ ചുവന്ന വര കാണുന്നു
അത് ശരിയാക്കുമ്പോൾ ചുവപ്പ് വര അപ്രത്യക്ഷമാകുന്നു
അതായത് നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ കണ്ട ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് newslettersലും അപ്ലൈ ചെയ്യാം
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ലിബ്രിയോഫീസ് Writerൽ ന്യൂസ്ലേറ്റർസ് സൃഷ്ടിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളും ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ